മ് കുറെ പേര് ഇമ് മുകളിൽ ഒരു റൈഡ് ഇന്റെ ഒരു സംഭവം കാണാം.

ഇതൊരു തുണികടായാന്നു അവിടെ പെണ്ണുങ്ങൾക്ക് പറ്റിയ ഡ്രസ്സുകൾ വല് വലുത് കെടപ്പൊണ്ട്.

ഇതൊരു ക്ഷേത്രത്തിന്റെ പുറത്ത് ഒരു ഗോപുരമാണ് അതിന്റെ ഫ്രണ്ടിലായി ഒരു ഗേറ്റ് ഇട്ടിട്ടുണ്ട്.

പുഴയില് നല്ല ഒഴുക്കൊണ്ട് പാലത്തിന് മുകളിലായിട്ട് മാനം കാണുന്നൊണ്ട്.

കുറെ ആൾക്കാർ അവിടെ കൂടി നിൽപ്പുണ്ട് അവിടെ ഒരു ഫ്ലെക്സ് പോലെ വച്ചിട്ടുണ്ട്.

ഇത് ക്ഷേത്രത്തിൻ്റെ കവാടമാണ് ഇവടെ കുറേ ആളുകൾ കൂടി നിൽപ്പുണ്ട്.

അവിടെ ഒര് വണ്ടിക്കകത്ത് ബലൂൺ വിക്കുന്ന ഒരാൾ നിൽപ്പുണ്ട്.

ഇവിടെ കൊറേ തൂണുകൾ കാണുന്നു കൊറേ ജനലുകൾ കാണുന്നു.

ആഹ് മോ രണ്ടാമത്തെ നെലക്ക് അകത്ത് കൊറേ മഞ്ഞ മഞ്ഞയും ചുവപ്പും നിറഞ്ഞ പെയിൻ്റുകളടിച്ചിട്ടുണ്ട് .

ആറ് ഷട്ടർ തുറന്നിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒരു പാലം പോലത്തെ സംഭവമുണ്ട്.